Javaയിലെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കൺസ്ട്രക്ടർ സൃഷ്ടിക്കുന്നത് ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110 ജാവ ഡെവലപ്പ്മെന്റ് എൻവൈറൻമെന്റ് ജെഡികെ 16 എക്ലിപ്സ് 370 ഈ ട്യൂട്ടോറിയലിനായി എക്ലിപ്സ് ഉപയോഗിച്ച് Javaയിൽ ഒരു classഉം അതിന്റെ ഒരു objectഉം സൃഷ്ടിക്കുവാൻ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഇൻസ്റ്റൻസ് വേരിയബിളുകളെ ഇന്ത്യലൈസ് ചെയ്യാൻ കൺസ്ട്രക്ടർ ഉപയോഗിക്കുന്നു
ഒരു പുതിയ ഒബ്ജക്ട് സൃഷ്ടിക്കുമ്പോൾ ഇതിനെ കാൾ ചെയ്യുന്നു
Javaയിൽ കൺസ്ട്രക്ടർ എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്നു നോക്കാം
eclipseൽ studentജാവ എന്ന Javaഫയൽ സൃഷ്ടിച്ചിട്ടുണ്ട്
സ്റ്റുഡന്റ് ക്ലാസ്സിൽ രണ്ട് വേരിയബിളുകൾ ഡിക്ലയർ ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക ഇന്റ് roll number semi കോളൻ സ്ട്രിംഗ് നാമെ semi കോളൻ
ഇപ്പോൾ ഒരു methodസൃഷ്ടിക്കാം
ടൈപ്പ് ചെയ്യുക വോയിഡ് studentDetail കർലി ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ roll number എന്നിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ നാമെ മെയിൻ methodൽ ഈ മെത്തോട് കാൾ ചെയ്യുന്നു
ഒരു ഒബ്ജക്ട് സൃഷ്ടിച്ച് ഈ മെത്തോട് കാൾ ചെയ്യാം
ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് ഒബ്ജക്ട് നാമെ സ്റ്റു ഇക്വൽ ടോ ന്യൂ സ്റ്റുഡെന്റ് എന്നിട്ട് സ്റ്റു ഡോട്ട് മെത്തോട് നാമെ അതായത് സ്റ്റുഡെന്റ്ഡേറ്റൈൽ പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
പൂജ്യവും nullഉം ഔട്ട്പുട്ടിൽ കാണുന്നു
അതായത് ഇന്റ് വേരിയബിൾ roll numberഉം സ്ട്രിംഗ് nameഉം ഡിഫാൾട്ട് മൂല്യങ്ങളായ പൂജ്യത്തിലും nullലും ഇനിഷ്യലൈസ് ചെയ്യപ്പെട്ടു
നമ്മൾ ഒരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഡിഫാൾട്ട് കൺസ്ട്രക്ടർ സൃഷ്ടിക്കപ്പെടുന്നു
ഡിഫാൾട്ട് constructorന് പാരാമീറ്റർസ് ഇല്ല
ഇത് ഇൻസ്റ്റൻസ് വേരിയബിളുകളെ അതിന്റെ ഡിഫാൾട്ട് മൂല്യത്തിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു
ഇപ്പോൾ ഒരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യാം
ടൈപ്പ് ചെയ്യുക സ്റ്റുഡെന്റ് പരന്തസിസ് കർലി ബ്രാക്കറ്റുകൾ
Constructorന് അത് ഉൾകൊള്ളുന്ന ക്ലാസ്സിന്റെ പേരാണ് നൽകേണ്ടത്
കൺസ്ട്രക്ടർസ് methodsന് സമാനമാണെങ്കിലും ചില പ്രധാന വ്യത്യാസങ്ങൾ ഉണ്ട്
പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
അതേ ഔട്ട്പുട്ട് കിട്ടുന്നു
ഇതെന്തന്നാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത കൺസ്ട്രക്ടർ constructorഇല്ലാത്തതിന് സമാനമാണ്
പക്ഷേ ഇവിടെ ഒരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തതിനാൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ സൃഷ്ടിക്കപ്പെടുന്നില്ല
ഇപ്പോൾ വേരിയബിളുകൾക്ക് മൂല്യങ്ങൾ നൽകുക
constructorനുള്ളിൽ ടൈപ്പ് ചെയ്യുക roll number ഇക്വൽ ടോ ടെൻ സെമിക്കോളൻ
നാമെ ഇക്വൽ ടോ ഡബിൾ quotesനുള്ളിൽ രാമൻ പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
roll number പത്ത് എന്നും പേര് രാമൻ എന്നും ഔട്ട്പുട്ടിൽ കാണുന്നു
അതായത് കൺസ്ട്രക്ടർ ഇൻസ്റ്റൻസ് fieldനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു
methodഉം constructorഉം തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ നോക്കാം
Constructorന് റിട്ടേൺ ടൈപ്പ് ഇല്ല
എന്നാൽ Methodന് റിട്ടേൺ ടൈപ്പ് ഉണ്ട്
Constructorനെ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കാൾ ചെയ്യുന്നു
Methodനെ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കാൾ ചെയ്യുന്നു
ഇവയാണ് constructorഉം methodഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ
ഇവിടെ പഠിച്ചത് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഒരു കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുന്നത്
methodഉം constructorഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ
അസൈൻമെന്റ് വേരിയബിൾസ് ഉം ആ വേരിയബിൾസ് നെ കാണിക്കുന്ന മെത്തോട് ഉം അടങ്ങിയ എംപ്ലോയി എന്ന ക്ലാസ്സ് സൃഷ്ടിക്കുക
എന്നിട്ട് എംപ്ലോയി ക്ലാസ്സിന് വേണ്ടി ഒരു കൺസ്ട്രക്ടർ സൃഷ്ടിക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്